ഓരോ തെരഞ്ഞെടുപ്പും നമുക്ക് ഏഹ് നല്ല പ്രാധാന്യമുള്ള ഒരു കാര്യാണ്. അപ്പോ നമ്മള് ശരിക്കും ഒരു ആഘോഷങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അല്ലെങ്കിലൊരു ഉത്സവം ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ആ ഓരോ തിരഞ്ഞെടുപ്പും കാണുന്നത്. അപ്പോ നിനക്കെന്താണ് ഈ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിനെ കുറിച്ച് അല്ലെങ്കില് ആ ഒരു രീതിനെ കുറിച്ച് ഏഹ് ഉള്ള അഭിപ്രായം? ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മള് ഇനിവരുന്ന അഞ്ചുവർഷം നമ്മളെ ആര് നയിക്കണം നമ്മുടെ മുന്നോട്ട് നമ്മുടെ

നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച് നമ്മുടെ ശബ്ദമായി നമുക്കു വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾക്ക്

നമ്മടെ മറ്റുരാജ്യങ്ങളിൽ നമ്മടെ ശബ്ദമായിട്ട് നിലകൊള്ളേണ്ട ആളുകളാണ് ഇവര്. അപ്പോ ഇവര് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അവരുടെ സാമ്പത്തിക പരമായിട്ടുള്ള ചിന്താഗതികളായിക്കോട്ടെ ഇതിനെയൊക്കെ തീർച്ചയായിട്ടും കൃത്യമായിട്ടള അടയാളപ്പെടുത്തികൊണ്ട്

ഒരു ഏഹ് നല്ല ആളുകളെ വേണം നമ്മള് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളെ അപ്പോളിവിടെ ജനങ്ങൾ എത്തരത്തിലാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ചിന്താഗതികൾ എത്തരത്തിലാണ് എന്നുള്ളതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം

ആ നീ എങ്ങനെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും നിൻ്റെ ഏഹ് സമ്മതിദാനം രേഖപ്പെടുത്താറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇപ്പൊ ഏഹ് ഞാൻ വോട്ട് ഞാൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് തിരഞ്ഞെടുപ്പുകളായി അതില് രണ്ടിലും

ഞാൻ ഏഹ് എൻ്റെ സമ്മതിദാന അവകാശം പാഴാക്കാതെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആഹ് ഇപ്പോൾ ഈ പുതുതലമുറ ആഹ് തിരഞ്ഞെടുപ്പിനെ ആ അതിൻ്റെതായ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൂടി എന്നാണോ തോന്നുന്നത് അല്ലെങ്കിൽ ആ അവരിലോട്ട് ഏഹ് അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം എത്തിയിട്ടില്ലന്നാണോ നിനക്ക് തോന്നുന്നത്?

പല ആളുകളും തെരഞ്ഞെടുപ്പിനെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞു പിന്നീട് തിരിച്ചുവരുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്‌. എന്നാൽ തീർച്ചയായിട്ടും ഇത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം നമ്മള് അഞ്ചുവർഷം ഏഹ് നമ്മളെ നയിക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ പരിമിതികളുണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ അടുക്കലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ചുമതലയാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളെ മുന്നിൽ നയിക്കാനായിട്ടുള്ളത്.

അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവരുടെ ഏഹ് നയങ്ങളായിക്കോട്ടെ അവരുടെ തീരുമാനങ്ങളായിക്കോട്ടെ അത് നമ്മൾ തെരഞ്ഞെടുത്തത് നമ്മളാണ് ഇ

ഇപ്പോൾ രാജ്യമിന്ന് ഈ ഒരു അവസ്ഥയില് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആരെ തിരഞ്ഞെടുമെന്നുള്ളത് ഇതിലെ എങ്ങനെ നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഏഹ് നമ്മുടെ മ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് ആളുകൾ കൂടുതലായിട്ടും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ

തീർ നമ്മുടെ സമ്മതിദാന അവകാശം കൂടുതലായി ഉപയോഗിച്ച് നമ്മളതിനെ പറ്റി പൂർണമായി അവബോധവാ ഒരു ബോധവാന്മാരായാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ ആളുകളെ മുന്നോട്ടു കൊണ്ടുവരാൻ പറ്റൂ അങ്ങനെ വരുന്ന പുതിയ ആളുകൾക്കാണ് രാജ്യത്തെ കൂടുതല് പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്യാ. ഇത്തരത്തിൽ നമ്മൾ സമ്മതിദാനാവകാശം ഉപയോഗിക്കാതെ പോകുമ്പോൾ നല്ല പുരോഗമന രാഷ്ട്രീയം ഉ ഉയ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ

പലപ്പോഴും ആരാഷ്ട്രീയമായികൊണ്ട് ഏഹ് ഇത്തരം സമ്മതിദാന അവകാശങ്ങളെ രേഖപ്പെടുത്താതെ അവർ ഏഹ് ഇതൊന്നും ഇതിനൊന്നും ഞങ്ങളെ ബാധിക്കുന്നതേയില്ല എന്നുള്ള തരത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ടാവും. അവരുടെ ഏഹ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്താതെ അവർ അവർ കൂടുതലായിട്ട് ഈ ഒരു സർക്കാരിനെ പഴിക്കുകയോ അല്ലെങ്കിൽ ആ അവർ ഈ ഒരു വ്യവസ്ഥയെ പഴിക്കുന്നൊരു രീതിയിലേക്കിന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു വൈരുദ്ധ്യാത്മകതയുണ്ട് ആ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താതെ അവർ ഏഹ് ഈയൊരു സർക്കാരിനെ ഈ ഒരു വ്യവസ്ഥിതിയെ ഏഹ് പഴിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യതയുണ്ട്. അത് ശരിയാണ് ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത് കേക്കാം. ഞാനിപ്പോ എൻ്റെ ഒരു സമ്മതിദാനം രേഖപ്പെടുത്തിയില്ലന്ന് പറഞ്ഞിട്ട് ഇവിടെയൊന്നും മാറാനില്ല

ജനങ്ങളായി തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത് അടുത്ത അഞ്ചുവർഷത്തേക്ക് ആ അതത്രയും ആ ഒരു ഏഹ് സുന്ദരമായ ഒരു സങ്കല്പം തന്നെയാണ് അത് നമ്മൾക്കാഗ്രഹം ഉള്ളതുപോലെ

എന്നുവെച്ചാൽ പണ്ട് നമുക്കറിയാം രാജഭരണം രാ രാജാവിന് ഇഷ്ടമുള്ളതായിരുന്നു ചെയ്തോണ്ടിരുന്നെ ഇപ്പോ ജനങ്ങൾ ആ അവരുടെ ശബ്ദമുയർത്തി അവരുടെ ശ ശബ്ദമായിട്ടാണ് ഓരോ ആൾക്കാരും ആ ഇപ്പോ നമ്മടെ ഏഹ് നിയമനിർമാണ സഭകളിലേക്കൊക്കെ പോകുന്നത്.